ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ഞാൻ ചുമ്മാ വിളിച്ചതായിരുന്നു. ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഈ സമയായില്ലേ. ഇപ്പോ ഏകദേശം ഏഹ് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ.

ആഹ്. എല്ലാടത്തെ പോലെയും ഇവിടെയും ആവേശങ്ങളൊക്കെ ഉണ്ട്. കലാലയത്തിലാണെങ്കിലും ഇത് പോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കൊള്ളാം. ലോകകപ്പിന്റെ എല്ലാ തരത്തിലുള്ള ആവേശവും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരാധകർ തമ്മിലുള്ള തർക്കങ്ങളും വാക്കേറ്റങ്ങളുമൊക്കെ അവിടെയും പതിവായിരിക്കുമല്ലോ അല്ലേ. ആ അത് സ്വാഭാവികമാണല്ലോ. അതെല്ലാടത്തും ഇല്ലാതിരിക്കില്ലല്ലോ. എവിടെയാണെങ്കിൽ പോലും അങ്ങനെ പരിപാടി എന്താ പറയാ ഇങ്ങനെ ലോകകപ്പ് പോലോത്ത ഇത്രയും വലിയൊരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും അതും നമ്മടെ രാജ്യം പ്രത്യേകിച്ച് പരിപാടിയിൽ ഈ ലോകകപ്പിൽ ഇല്ല എന്ന് ഉള്ളപ്പോൾ തന്നെ എന്തായാലും മറ്റു രാജ്യങ്ങൾക്ക് ആരാധകർ കൂടുകയും ചെയ്യും അതിന്റെ ഭാഗായിട്ട് എന്തായാലും വാക്കേറ്റങ്ങളാണെങ്കിലും എല്ലാം കാണാൻ സാധിക്കുമല്ലോ. അത് എന്തായാലും ഉണ്ട്. അതിപ്പോ എന്താണെങ്കിലും നമ്മുടെ സ്വന്തം രാജ്യത്തെ ഇങ്ങനെയൊരു കായിക മാമാങ്കത്തിൽ പോയി എഹ് ഇത് പോലെ നമ്മുടെ സ്വന്തം രാജ്യ രാജ്യത്തിനു വേണ്ടി തല്ല് പിടിക്കാൻ പറ്റുന്നത്.

ഇതുപോലെ കളിക്കുന്നവർക്കായിട്ട് അവരുടെ അവർക്ക് കൊറേ ഗുണം എഹ് ഗുണവും കൊറേ ലാഭങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക് എന്താപ്പോ എന്തായാലും അങ്ങനെ എന്താ പറയാ ഒരു താങ്കൾ പറഞ്ഞത് വളരെ കറെക്റ്റ് തന്നെയാണ്. ഇപ്പോ എന്താ പറയാ ഈ സർകാറുകൾ കേരള സർകാർ ആണെങ്കിലും കേന്ദ്ര സർകാർ ആണെങ്കിലും ഇത് പോലെ അവരെ പ്രതിനിധീകരിച്ച് രാജ്യാന്തര മൽസരങ്ങളിലും മറ്റും പോയി സമ്മാനങ്ങൾ നേടി വരുന്ന കായിക താരങ്ങള്‍ക്ക് വലിയ രീതിയിലുള്ള പാരിതോഷികങ്ങളും അത് പോലെ തന്നെ സർകാർ ജോലി അടക്കം വാഗ്ദാനങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായാലും എല്ലാ രക്ഷിതാക്കളും മാതാ പിതാക്കളും അവരുടെ കുട്ടികളെ കായിക മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് എന്തായാലും വേണ്ട രീതിയിലുള്ള പ്രചോദനമെല്ലാം നൽകും. അതെന്തായാലും നമ്മുടെ കായിക രംഗത്തെ ഉന്നമനത്തിന് വലിയ രീതിയില് ഒരു താങ്ങാവുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. ആഹ് തീർച്ചയായിട്ടും. കാരണം ഇപ്പോ നമുക്ക് ശരിക്കും നേരിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പോ തന്നെ എത്രയോ എഹ് എത്രയോ ആൾകാരെയാണിപ്പോ കുട്ടികൾ കുട്ടി ആയിരിക്കുമ്പോ തന്നെ ഓരോ കളികളിൽ അതിന്റെ ഒരു ഉന്നമനത്തിന് എത്താൻ വേണ്ടിയിട്ട് എഹ് പരിശ്രമിക്കാനും എല്ലാത്തിനും ഇപ്പോ വീട്ടുകാർ തന്നെ അച്ഛനും അമ്മയും ആയാൽ എല്ലാരും തന്നെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അത് അവിടെ ഇപ്പോ തന്നെ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്.

വളരെ ശരിയാണ്. താങ്കളുടെ കലാലയത്തിന്റെ അവസ്ഥ എന്താണ്? അവിടെ കായിക പരമായ കാര്യങ്ങളിൽ എത്രത്തോളം ഉണ്ട് അഹ് കലാലയത്തിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു എഹ് എന്താ പറയാ ഒരു പ്രചോദനവും അത് പോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു താല്പര്യം എത്രത്തോളം ഉണ്ട് ഈ ഒരു കാര്യങ്ങളിൽ? കലാലയത്തിന്റെ പ്രചോദനം നമ്മൾ നോക്കുമ്പോൾ തന്നെ എപ്പഴും ഒരു പരിമിതികൾ എപ്പഴും കാണാൻ സാധിക്കുമല്ലോ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മമ് അവർക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് കായികമല്ലല്ലോ. അവർക്ക് വിദ്യാഭ്യാസം തന്നെ മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കായിക കായിക പരമായ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് പരിമിതികൾ എപ്പഴും കാണാൻ സാധിക്കും. നമുക്ക് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് കാണേണ്ടി വരും. എന്നിരുന്നാൽ പോലും എഹ് ഞാൻ നോക്കിയിട്ട് മറ്റു കലാലയങ്ങളെ ഏം നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രചോദനവും കാര്യങ്ങളും എല്ലാം നൽകുന്നൊരു കലാലയമാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കളിക്കുവാനും ബാക്കി കാര്യങ്ങൾക്കുമെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് പരിമിതികൾ ഉണ്ട്. ഇപ്പോ എഹ് ഒരു ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് കളി നിർത്തേണ്ടിയും വരും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും എന്താ പറയാ എല്ലാ കലാലയങ്ങളിലും ഇരുട്ടാവുമ്പോൾ നിർത്തേണ്ടി വരുമല്ലോ. അതുണ്ടാകും പക്ഷേ ഓ ചില കലാലയങ്ങളിൽ അതിന് വേണ്ട മറ്റു സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കലാലയങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോ എത്രയോ കലാലയങ്ങളിൽ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കലാലയങ്ങൾ ഇതിന് വേണ്ടുന്ന സൌകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മാത്രല്ല

പിന്നെ അത് പോലെ തന്നെ അവർ കലാലയ കല കായിക പരമായിട്ടുള്ള മേഖലയിൽ അവർക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാനായിട്ട് പഠനത്തിന്റെ തിരക്കുകൾ കൊണ്ട് പലപ്പോഴും പറ്റാറില്ല പല വിദ്യാർഥികൾക്കും.

എല്ലാവരും അത്രത്തോളം തെരക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ എടയിൽ കായികവും കൂടെ കൊണ്ട് പോവാ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയാണ്.